അത് നമ്മളെ ബീമാ പള്ളിനെ പറ്റിട്ടാണ്

ആഹ് പടഞാൻ കണ്ടുക്കുണു പക്ഷെ full ആയിട്ട് കണ്ടിട്ടില്ല ഒരു ഏകദേശം ഭാഗങ്ങളൊക്കെ ആയിട്ട് short ആയിട്ട് യൂട്യൂബ്ന്ന് കാണുമ്പോ അങ്ങനെ കണ്ടുക്കുണു ഈ ബീമാപ്പള്ളി ഇതൊക്കെ ഇതിനെപറ്റിട്ടുള്ളതാണ് എന്നാലും കൊഴപ്പുല്ലാത്ത നല്ല അടിപൊളി സ്ഥലങ്ങളെനു

ആഹ് എന്തായാലും ഒരു ഒരിക്കല് പോണം കാരണം കുഴപ്പില്ലാത്ത നല്ല അടിപൊളി സ്ഥലങ്ങളാണ് പിന്നെ ഞാന് സഞ്ചരിച്ചത് വയനാട് പോയിട്ടുണ്ട്

ആഹ് അതെ മറ്റേ നമ്മളെ താമരശ്ശേരി ചുരം ഒക്കെ നല്ല അടിപൊളിയാ

വയനാട് കാണാൻ രസല്ലാന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാ പിന്നെ വയനാട് കാണാൻ രസല്ല പിന്ന നമ്മള് ഒരു interest ലങ് പോകുമ്പോ ഭയങ്കര രസാണ് കാണാന് അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങള് വയനാട് ഇപ്പൊ ഞാൻ എന്തായാലും മറ്റെ ഇന്നിപ്പൊ ആട എത്തിക്കഴിഞ്ഞാല് അടിമാലി എത്തി ഏകദേശം എത്താനായിന്നാ driver പറഞ്ഞത് ഏകദേശം ഇനിയിപ്പോ ഇന്ന് രാത്രി നിങ്ങള് മറ്റേ നമ്മുടെ മൂന്നാർ hill station ഇല്ലേ മോളിൽ top

അവിടേക്കേറ അവിടെന്താ നല്ല തണുപ്പാണ്ന്ന് തോന്നുന്നുണ്ട്ല്ലെ ആഹ് തണുപ്പെത്രെ degree ആണ്ന്ന് പറയണ കേട്ടിന്നു

ആഹ് stay ഒക്കെ എവിടെയാ ഒരുക്കീക്ക്ണത് എങ്ങനെ മറ്റെ ഇവര് പറഞ്ഞു അടിമാലിൽ ആണ്ന്ന് പറഞ്ഞു ഒരു വീടാണ്

stay അവിടെണ്ട് അപ്പൊ അവിട്ന്ന് കേറീട്ട് നേരെ മൂന്നാറു പോവ്വാ അപ്പൊ ഇനി എന്നാല് ശരി ഞാൻ ഇവിടെ എറങ്ങാനായി ഞാൻ വിളിക്കാട്ടപ്പൊ എന്തായാലും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

ഞാനാണ്

വീട്ടില് ചുമ്മാ ഇരിക്കുന്നെടോ. മഴയുല്ല. ഭയങ്കര ചൂട് എടുക്കുന്ന് അപ്പൊ ഞാൻ പുറത്തൊന്നിറങ്ങി ഇഇരിക്കുവാ ഞാൻ തൻ്റെ status കണ്ടപ്പൊ ഒന്നുവിളിച്ചതാ. last ഇപ്പൊ എങ്ങോട്ടാ trip പോയിരുന്നെ ഞങ്ങള് ഇപ്പൊ ഇടുക്കി പോയാരുന്നു, ഇടുക്കി, മൂന്നാർ

അത് ഞങ്ങളുടെ NSS ന്റെ വകയായിട്ട് എല്ലാരും കൂടി പോയതാണ് school ന്ന് അപ്പൊ മൂന്ന് ദിവസം അവിടെ തങ്ങാൻ തങ്ങി. അങ്ങനെയുള്ള trip ആയിരുന്നു. trip ഒക്കെ അടിപൊളിയായിരുന്നു. ചാറ്റൽ മഴയും ഇതൊക്കെ സംഭവം എന്തായാലും അടിപൊളിയായി. മൂന്നാർ മറയൂർ കണ്ടു പിന്നെ എന്താ തേക്ക് museum ചന്ദനത്തിന്റെ museum അവിടെ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ എല്ലാത്തും കണ്ടു ങ്ഹാ എത്ര ചെലവ് വന്ന് ചെലവൊന്നും അധികം വന്നില്ല. അത് ഞങ്ങടെ ഒരു NSS unit ഉണ്ടായിരുന്നു. അയിന്റെ വകയാരുന്നു. അപ്പൊ എണ്ണൂറ് രൂപേറ്റെ കൊടുത്താൽ മതിയായിരുന്നു. food ന്റെ bus charge അങ്ങനെ കുറച്ചു കൊടുത്താൽ മതിയായിരുന്നു ബാക്കി എല്ലാം free ആയിരുന്നു.

ദിവസത്തെയായിരുന്നു. friends എല്ലാം കൂടെ അടിപൊളിയായി. trekking ഒക്കെയുണ്ടായിരുന്നു. ചെന്നപ്പോ ചെറിയൊരു മഴ നല്ല തണുപ്പുണ്ടായിരുന്നു November, December ലാണ് പോയത്. അപ്പൊ അതിന്റെ കുറെ photos കണ്ടപ്പോ ഇപ്പൊങ്ങനെ status ഇട്ടതാ താമസമൊക്കെ എങ്ങനെ താമസം ഒക്കെ ആഹ് നല്ല അവിടെ എല്ലാം free ആയതുകൊണ്ട് തന്നെ കുഴപ്പം ഒന്നുമുണ്ടായിരുന്നില്ല. താമസം അടിപൊളിയായിരുന്നു. food ഉം അതെ. നല്ല food ഒക്കെയായിരുന്നു. ആഹ് പിറ്റേ ദിവസം രാവിലെ ണീച്ചിട്ട് trekking നൊക്കെ പോയി trekking ഒക്കെ ചെയ്‌ത്‌ ആഹ് കണ്ണിൽകണ്ട കായ അവരോട് ചോദിക്കുംട്ടോ കഴിക്കാൻ പറ്റുന്നതാണോന്ന് അതൊക്കെ കഴിച്ചിട്ട് ഒരുവിധത്തിൽ ഞാൻ എത്തി. പിന്നെയെന്താ അവിടെ ഇടുക്കി dam കണ്ടു അങ്ങനെ ഒരുപാടു സ്ഥലത്ത് പോയി അവിടെ ഇടുക്കിയിലന്നെ അപ്പൊ ഞാൻ just ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ

അത് ഞങ്ങൾ friends ആയിട്ട് ഒരു one day trip ചെറുതായിട്ടൊന്ന് വാൽപ്പാറ പോയിവന്നു. കുഴപ്പമൊന്നുമുണ്ടായിരുന്നില്ല. ഒരാൾക്ക് ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ചെലവ് വന്നു. പിന്നെ ഞങ്ങൾ car എടുത്തിട്ടാ പോയെ അപ്പൊ കുഴപ്പമൊന്നുമില്ല food ഉം കാര്യങ്ങളുമൊക്കെ പിന്നെ തമിഴ്‌നാടായതുകൊണ്ട് വലിയ മെനയൊന്നുമുണ്ടായിരുന്നില്ല. പിന്നെ food ഒക്കെ വളരെ മോശമായിരുന്നു പിന്നെ വാൽപ്പാറ വരെ നല്ലൊരു drive കിട്ടി. പിന്നെ അതെപ്പോലെ നല്ലൊരു

ഞങ്ങൾ നാല് പേര് അഞ്ച് പേർ

പിന്നെ എപ്പഴും ഒന്നും അവരെ കിട്ടാറില്ല. എപ്പഴെലൊക്കെ കിട്ടും. അപ്പൊ plan ഒന്നും planning ഒന്നുമുണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടി എടുത്തു

നിങ്ങൾ പോയിട്ട് പിന്നെ അങ്ങനെ വരാ. വാടാ പോകാം ന്നു പറയും. എങ്ങോട്ടാ എന്താന്നു ഒന്നുമില്ല. അങ്ങനെ ഇറങ്ങുന്നു പോകുന്നു. ചിലപ്പോൾ dress ഉം കൂടി എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ പോകും എന്നിട്ട് കറങ്ങിത്തിരിഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്ന്

ഇനി അങ്ങ് എന്താ ഇവിടെ പോകണം ഗവിയില്ലെ ഗവി പോകാൻ വേണ്ടി plan ചെയ്യുന്നുണ്ട്. അത് ഒരു ദിവസം കൊണ്ടൊന്നും എന്തായാലും പോയിപ്പോരലൊന്നും നടക്കത്തില്ല അപ്പൊ ഞങ്ങള് ഒരഞ്ചു ദിവസം ഞങ്ങൾ ഇടക്കിടക്ക് പോകുന്ന team ആണ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്തുപിന്നെ കൊച്ചി പോയി. ഇനി കണ്ണൂര് കണ്ണൂര് കാസർഗോഡ് അങ്ങനെ കേരളം മൊത്തം ആദ്യം ഒന്ന് കറങ്ങണം. അപ്പൊ കേരളം മൊത്തം full ഒന്ന് explore യ്യണം എന്നിട്ട് വേണം പുറത്തുപോകാൻ ഓ അങ്ങനെയാണല്ലേ എന്തായാലും നടക്കട്ടെ

ങ്‌ഹും ഇപ്പം കേരളം മാത്രം കണ്ടു കഴിഞ്ഞു കേരളം ഏകദേശമൊക്കെ കണ്ടുകഴിഞ്ഞു എന്നാണ് തോന്നുന്നേ. എന്നാലും അവിടെ ഇവിടെയൊക്കെ കാണാൻ ഉണ്ടാവും. പിന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് North India യിലൊന്നു പോയി ഒന്ന് അവിടെ പോയി ഒന്ന് കാണാനും എവിടെ പോണoന്ന് ആഗ്രഹം

പഞ്ച് പഞ്ചാബ് അതുപോലെ വാരാണസി ഇതൊക്കെ ഒന്ന് പോയി just ഒന്ന് പോയി വരണമെന്ന് വിചാരിക്കുന്നു

ഏകദേശമൊരു പത്തുഇരുപത്തിയായിരം രൂപയുടെ അടുത്ത് വരും. അപ്പൊ അതിന്റെ പൈസ ഉണ്ടാക്കണ്ട പരിപാടിയിലാണ് ഇപ്പൊ

കേരളം കണ്ടുകഴിഞ്ഞിട്ടല്ലേ പോകൂ അപ്പൊ ഇപ്പട്ത്തൊന്നും ഇജ്ജ് പോക്കുണ്ടാവില്ല ഓ കേരളത്തിക്ക് ഞങ്ങൾ ഓരോ പ്രാവശ്യം ഞങ്ങൾ ഓരോ ഞാൻ ഒരുവിധം എല്ലാ ജില്ലകളിലും പോയിട്ട് പോയി വന്നിട്ടുണ്ട്. എല്ലാ ജില്ലയും ഒന്ന് touch ചെയ്തിരുന്നു. എന്നാലും ഓരോ സ്ഥലത്തും അപ്പൊ പോയതിൽ ഏറ്റവും അടിപൊളി ഇഷ്ടപെട്ട ജില്ല ഏതാ ങ്ഹാ ഇഷ്ടപെട്ട അതെന്റെ പാലക്കാട്ന്നെയാ ഞാൻ

ഞാൻ ഞാൻ കേട്ടിട്ടില്ല. പാലക്കാട് അങ്ങോട്ടൊക്കെ കാണാൻ അടിപൊളിയാ. full നെൽവയലും അങ്ങനെ

full പച്ചപ്പ് പച്ച പച്ചപ്പാർന്നോരു പ്രദേശം എന്താ പറയാ തനി ഗ്രാമീണ പാലക്കാട് അല്ലെനും ഈ നെല്ലിന്റെ കാര്യത്തിനും കൃഷിടെ കാര്യത്തിനൊക്കെ ഇതങ്ങോട്ട്, അങ്ങോട്ട് അടിപൊളിയാ എന്റെ ചേച്ചീനെ കെട്ടികൊണ്ടുപോയത് അവിടേക്കാണ്. അവിടെയുണ്ട് സീതാര്കുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്ക ഉണ്ട്. അത് കാണാൻ ഒക്കെ അടിപൊളിയാണ്. ചേച്ചി അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾ പോയപ്പഴും കണ്ടു. full പച്ചപ്പാർന്ന പ്രദേശം അവിടത്തെ ആൾക്കാർ ഇപ്പഴും ഒരു പഴഞ്ചനെ പോലെയാ. ചായക്കട ചെറിയ ചായക്കട ഓല മേഞ്ഞ വീട് അങ്ങനത്തെയൊക്കെ. സംഭവം കാണാനൊക്കെ നല്ല ഭംഗിയാ പിന്നെ എന്നാ അവിടത്തെ ഒരു ബുദ്ധിമുട്ട് എന്താന്നുവെച്ചാൽ town ലേക്ക് വരണം. ഒരു നൂറു രൂപയൊക്കെ കൊടുത്തിട്ടു town ലേക്ക് വരണം. എന്ത് ചെറിയ സാധനം വാങ്ങാൻ ഉണ്ടെങ്കിലും town ലേക്ക് കൊറേ ദൂരം വരണം

ഉം പക്ഷെ കാണാനൊക്കെ അടിപൊളിയാണ്, വികസനം ഇല്ല. പിന്നെ വികസനം ഉള്ളത് നമ്മുടെ കൊച്ചിയാണ്. കൊച്ചി കൊള്ളാം എന്താ ഇഷ്ടപ്പെട്ടെ

അത് അതുകൊണ്ടാണോ ഇഷ്ടപെട്ടത്? ഒരു മഴ പെയ്‌തു കഴിഞ്ഞാൽ മൊത്തത്തില് വെള്ളം കേറി

town area ആണ് full ഒരു. പിന്നെ എന്താ കൊച്ചിയിൽ. പിന്നെ അവിടെ ലുലു മാൾ അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ കാണാൻ പോയി അല്ല നിങ്ങൾ എത്ര പേരാ പോവാറ്. ഇതെവിടത്തെ friends ആ college ൽ പഠിച്ചതാണോ അല്ലല്ല. ഞങ്ങൾ work ചെയ്തപ്പോ. ഒപ്പം work ചെയ്തതാണ്. കൊല്ലത്ത്

കൊല്ലത്ത് work ചെയ്തപ്പോ ഒപ്പം work ചെയ്ത friends ആണ്. പിന്നെ കണ്ണൂര് ഞാൻ കണ്ണൂർ ഞാൻ work ചെയ്‌തിട്ടുണ്ട്‌. എനിക്ക് beach ൽ കളിക്കുന്നതൊക്കെ നല്ല ഇഷ്ടള്ള കാര്യാ. അപ്പൊ ഞാൻ beach ലോക്കെ പോയിട്ടുണ്ട് കൊല്ലം beach കൊല്ലം beach ൽ പോയില്ല. കൊല്ലം beach ഭയങ്കര danger ആണെന്ന് കേട്ടിട്ടുണ്ട്. കണ്ണൂര് ഒരു beach ഉണ്ട് അവിടെ പോയി നല്ലോണം കളിച്ചിട്ടുണ്ട് കടലിലൊക്കെ